ഓ പിന്നെ ഈ സദ്യയില് അനക്ക് ഈ പ്രഥമന്റെ പായസം അത്രേ ഇഷ്ട്ടല്ലേ പക്ഷേ ഇത് നമ്മള്

എനക്കുഷ്ടല്ല പക്ഷേങ്കില് നമ്മള് ചോറ് വെയിച്ചകയിഞ്ഞ എലെല് കൊർച് പ്രഥമന്റെ പായസം ഒഴിക്കുവ ഒര് കുഞ്ഞി പഴോം വെക്കുവ പപ്പടോം വെച് കൊയച്ച് കൊർച്ച് നെയ് ഒഴിച്ചിറ്റ് തിന്നാം മോളെ മതിയാവൂല അത്രക്ക് taste ആന്ന്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

എനക്കിഷ്ട്ടമാ ആ എലെ ൻറെ ചോയ ഇ ഇത് അത്രേല്ലേ ഇണ്ടായിറ്റുള്ളു അ ചൂടോടെ കയിക്കുഅ ന്നിറ്റ് ഒര് കുഞ്ഞി എന്ത് പഴ പൂവൻ പഴം ന്തോ പഴം പറയലില്ലേ ആ പഴോം പൊളിച്ചിറ്റ് അയിന്റെ മോളിലൊരു പപ്പടോം വെച്ചിറ്റ് കോയച്ചിറ്റ് എലെന്നന്നെ വാരി തിന്നുആ hai നല്ല taste ആന്ന്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

ഒരു shop ഇണ്ടേ രാജേഷേട്ടൻറെ പീടിയന്ന് പറഞ്ഞിട്ടൊരു shop ഇണ്ടേ അവിടെ മോരുസോഡ കിട്ടും ഞാനവിടുന്ന ഫസ്സ് ഞാൻ first ആയിറ്റ്‌ അവിടുന്നാന്ന് ഇങ്ങനെ ഈ മോരും സോഡ ആദ്യായിട്ട് കഴിച്ചത്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

ആഹ് മോരും സോഡയെല്ലാം നല്ല combo നല്ല taste ഇണ്ട് അതെല്ലേ പണ്ട് school പടിക്കുമ്പെ പിന്നാ മുട്ടായിന്റെ പൂരായിരുന്നു ഒരുറുപ്പെന്റെ ഓക്കേ അതെല്ലാരുന്നു സഹായം

poppins എനക്കത്രഇഷ്ട്ടായില്ല ഒരുരപ്പന്റെ ഓക്കേ അതുപോലെതന്നെ ഒര് പേടപോലത്തെ ന്തോ സാനം കിട്ടാനില്ല ഒരുറുപ്പ്യക്ക് ആയിബായിഷെന്റെല്ലോം

ആഹ് അതേല്ലോം ൻറെ മോനെ അതെന്തൊരു വെലുപ്പെനു ലോട്ട എടാ എടനായിയെടാ ഞാണിപ്പെന്ന ചെയ്യാ ഇപ്പറത്തെ door പൂട്ടിക്കളഞ്ഞ് ഒന്നൂല്ല അനങ്ങാണ്ടടാ നിക്ക്‌ആ അത് എന്തെങ്കിലും നമ്മളിപ്പോ പറഞ്ഞപോലെ എന്തെങ്ങും ബാക്കി തിന്നാൻ വന്നെയറിക്കൂടാ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

കേറാൻ വേണ്ടിറ്റ് നോക്കുന്നേനു അത് എന്നെത്തന്നെ ഇങ്ങോട്ട് നോക്കുന്ന് എനക്ക് ബേജാറാവന്ന് എനക്ക് പേടിയവന്ന്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

അത് കൊയപ്പൊന്നുല്ല ആ നായൊന്നും ചെയ്യൂല്ല നിന്ന ഞാനിപ്പോ കൂക്കി പൊളിക്കുആറ്റം ചെയ്യൂവെ എനക്ക് പേടിയാവിന്നിണ്ട് അത് വിട് നീ അത് mind ആക്കണ്ട പട്ടി എറച്ചിയെല്ലാം തിന്നിറ്റിണ്ട

പന്നി തിന്നാലിൻഡാ

അത് പറയാണ്ട് ഞാൻ കയിച്ചിറ്റിണ്ട്

എനക്ക് ഓർമ്മയില്ല ഞാനത് കായിച് രണ്ടുസം കയിഞ്ഞപ്പളാ അറിഞ്ഞത്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

നീ കയിച്ചിറ്റില്ല ഇതുവരെ ഇല്ല ഇതുവരെ കാട തിന്നിട്ടില്ല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

പന്നി നമുക്ക് കൈചൂടാ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

എ നീ അതെല്ലാം വാങ്ങി വീട്ടിന്റെ മുമ്പിലെന്നെ തോടാന്ന് മഴവെള്ളം കേറിയാല് നാട്ടുകാരെല്ലാം പിടിക്കാൻ പോകും അന്നേരം ഇങ്ങനെ തെരും അതെല്ലാം പിടിച്ചിറ്റ് വന്ന നല്ല taste ആ നല്ല fresh സാനാരിക്കുലെ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

ഞാൻ മീന് ഞാനാകെ മീനേതാ കയിക്കുവന്നറിയ കറ്റില്ല ചെറിയ അത് ചെറിയ കറ്റില്ല പോരിച്ച മാത്രം കയിക്കു വേറൊന്നും

ആ മുള്ളിള്ളതല്ലേ ആഹ് അതെന്നെ അത് മാത്രേ ഞൻ കൈക്കൂളു എനക്ക് മറ്റേ sea food ന്ടെ ആ bucket ഇല്ലേ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

അത് തിന്നണനിന്ടെനു എടയാവോ കിട്ടുവാ എഡെല്ലോ ഇണ്ട് പോണേനു ഒരിക്ക മ്

ധർമശാലക്ക് നമ്മള ഞാനും മുസിം അന്ന് പോയിറ്റ് മൂ മൂസ് തിന്നിന് momos തിന്നിന്

ധര്മശാലക്കിണ്ട് എ engineering college ന്ടെ മുമ്പില് opposite അതേയ അയ്ശേരി

ഓ അയ്ശേരി normal കയ്ക്കണം fried ആയി കയിഞ്ഞ പിന്ന മാറില്ലേ സാനം മാറില്ലേ

ആ ഒര് മോ rose സാപ്പു ല്ലെടി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

മ്മളെ സാധരണ normal rose flower

അഹ് flower ൻറെ model ലാ നമ്മള് ആക്കിറ്റിണ്ടായിന്

പിന്ന ആയിന്റുള്ളില് മസാല വെച്ചിറ്റ് അടിപൊളിയെനു അത് നല്ല രെസേണ്ടെനെ ന്നിട്ടപ്പോ ഞാവിച് first ആകുമ്പോ ഞമ്മള് വിചാരിച് ആവിലല്ലേ ആക്ക ആവിലാക്കുന്നത് taste ഇണ്ടാവോ ഇല്ലയോന്ന് നമ്മളാരീന്നില്ലല്ലോ എനി ന്താന്ന് പറഞ്ഞ മൈദ അല്ലെ സാധനം അത്കൊണ്ട് വെവോ ന്ത ന്ത അതൊന്നും നമുക്ക് തിരിന്നില്ലല്ലോ അത് ഞാനെന്താക്കി കൊർച് ഇങ്ങനെ അന്നേരം ആവിലാക്കി കൊർച് phone ശെരിക്ക് പിടിക്ക്

കൊർച് മ്മള് പൊരിച്ചിറ്റാക്കി കൊർച് മ്മള് ആവില് വെപ്പിച്ചിറ്റു ആക്കി പഷേ എല്ലാർക്കു ഇഷ്ട്ടായത് ആവില് വേപ്പിച്ചതാ അതെല്ലേ അഹ് നല്ല taste ഇണ്ട് നല്ല soft സാനം മ് നല്ല രസായിന്

മ് എന്ന പിന്നെ വേറെന്താടി എന്നാ ശെരിയെന്നാല് okay എന്നാല്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

ഓ ആയിക്കോട്ട ആയിക്കോട്ട okay

Hi നമസ്കാരം ഞാൻ ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് ഇറ്റലിയെ കുറിച്ചാണ്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ഇറ്റലിയെ കുറിച്ചാണ്. ഒന്നാം ലോക മഹായുദ്ധത്തിൽ സഖ്യകക്ഷികളുടെയും പക്ഷെ തങ്ങൾക്ക് അർഹമായ പരിഗണ ലഭിക്കുകയോ മുതലുകൾ ലഭിക്കുകയോ ചെയ്തില്ലെന്നും തങ്ങൾ മറ്റുള്ളവരാൽ

ഇറ്റലിയിൽ ആണ് ആഹ് fascism എന്ന വാക്ക് ഉണ്ടാകുന്നത് ദേശീയ വാദത്തിൽ അനിഷ്ടിതമായ ഒരു തീവ്ര രാഷ്ട്രീയ വാദമാണ് fascism fascist ഉകൾ ഒരു രാജ്യത്തിൻറെ ഭരണ സംവിദാനത്തെയും സാമ്പത്തിക സംവിദാനത്തെയും ഉൾപ്പടെ രാഷ്ട്രത്തെ മൊത്തത്തിൽ തങ്ങളുടെ വീക്ഷണത്തിനും മൂല്യങ്ങൾക്കും രീതിയിൽ അനുസൃതമായി ഉടച്ച് വാർക്കാൻ ലക്ഷ്യമിടുന്നു fascism എന്ന ആശയം എത്ര ഭീകരം ആണെന്ന് ഇന്ന് എല്ലാവർക്കും അറിയാം fascism എന്ന ആശയത്തിനായി ആയുധവുമെടുത്തു കൊല്ലാനും ചാവാനും ഇറങ്ങിയിരിക്കുന്നവരാണ് നവലോകം നേരിടുന്ന ഏറ്റവും പ്രധാന ഭീഷണികളിൽ ഒന്ന് ഇറ്റലിയിൽ പടർന്ന് പിടിച്ച അസന്തുഷ്ടിത ഉബോ ത്പലമായി ബെനിറ്റോ മുസോളിനി എന്ന നേതാവ് ശക്തനായി മാറി ജർമനിയിൽ ഹിറ്റ്ലർ എങ്ങനയോ അതെ പോലെ ഇറ്റലിയിൽ മുസ്സോളിനിയും മുന്നേറി മുസോളിനി മൂലം തന്നെയായിരുന്നു Italian ജനതയുടെ രണ്ടാം ലോക മഹായുദ്ധത്തിലേ ക്കെത്തി പ്പെടുത്തുന്നത് ബെനിറ്റോ മുസ്സോളിനിയെ കുറിച് പറയുകയാണെങ്കിൽ സാധ കുടുംബത്തിൽ ജനിച്ച മുസോളിനി ഇറ്റലിയുടെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രി ആയി ക്കപ്പെട്ട ആളാണ് ദേശിയ ദൈവം സൈനികാധിപതി communist വിരുദേതിയും ചേർന്ന fascist ഭരണ കൂടം ഇറ്റലിയിൽ രൂപപെടുത്തിയെടുത്തത് മുസോളിനിയാണ്. മുസോളിനി വളർത്തിയെടുത്ത പ്രത്യേക സേന വിഭാഗം കരിങ്കുപ്പായക്കാർ എന്നാണ് അറിയപ്പെട്ടിരുന്നത് യുവാക്കൾക്കിടയിൽ തീവ്ര ദേശീയ ബോധം വളർത്തുക എന്ന കായിക പരിശീലനം നൽകുക democrat communist socialist ഇവരെയൊക്കെ ഇല്ലായ്മ ചെയ്യുക എന്നതൊക്കെയായിരുന്നു കരിങ്കുപ്പായക്കാരുടെ പ്രധാന ജോലി ജർമനിയിൽ ഹിറ്റ്ലർക്കെന്ന പോലെ ഇറ്റലിയിൽ മുസ്സോളിനിയും വീര പരിവേഷമാണ് ഉണ്ടായിരുന്നത് ഇറ്റലിയുടെ രക്ഷകൻ ആയി മുസോളിനി കരുതപ്പെട്ടു ശക്തമായൊരു നാവിക സേനയാണ് ഇറ്റലിക്കു ഉണ്ടായിരുന്നത് Italian സാമ്പത്തിക സ്ഥിതി സുരക്ഷിതമാക്കാനായി നിരവധി പ്രവർത്തനങ്ങൾ മുസോളിനി കൈകൊണ്ടു അതോടപ്പം തന്നെ രാജ്യത്തിൻറെ സൈനിക ശക്തി വർധിപ്പിക്കാനുള്ള നടപടികളും സ്വീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തിമുപ്പത്തി അഞ്ചിൽ മുസോളിനി ക്കെതിരെ അക്രമം നടത്തി ഏയു മാസത്തെ യുദ്ധത്തെ തുടർന്ന് അപസീനിയ സോമാലിയ land എന്നിവ കൂട്ടിച്ചേർത്ത് ഒരു Italian east Africa എന്ന union രൂപികരിച്ചു ഒരു പുതിയ റോമാ സാമ്രാജ്യം സ്ഥാപിച്ചു അതിന്റെ മാധവാകാമെന്ന് മുസോളിനി മോഹിച്ചു ഇതിനെ തുടർന്നാണ് മുസോളിനി കൂടുതൽ അക്രമം ഹിറ്റ്ലർന്റെ ഒപ്പം ചേർന്ന് സങ്കടിപ്പിച്ചത് ആദ്യ യുദ്ധം പൂർണമായും കരിങ്കൽ പക്ക കുപ്പായക്കാരുടെ

ഒമ്പതിനായിരം വെരുന്ന അപസീനിയൻ സേനക്ക് പെട്ടന്ന് സങ്കടിക്കാൻ കഴിഞില്ല അമ്പും വില്ലും വരെ ഉപയോഗിച്ചാണ് അപസീനിയക്കെതിരെ ഇറ്റലിക്കെതിരെ പൊരുതിയത് എന്നാൽ

ലോകം കീഴടക്കാൻ ഉള്ള മോഹം അയാളിൽ വലുതല്ലാത്ത രീതിയിൽ പ്രകടമായി ഒരു ജനയതയെ മുയുവൻ നരകത്തിലേക്ക് തള്ളിവട്ട മഹായുദ്ധത്തിൽ പങ്കാളിയുമായി മാറ്റി മുസ്സോളിനി roman salute സ്വീകരിക്കുന്നു ക്രൂരമായ പല പ്രവർത്തികളും ദൈവവിശ്വാസികളെ എതിർക്കാൻ സാധ്യത ഉണ്ടായിരുന്നത്കൊണ്ട് പള്ളിയെ പള്ളിയെ നിഷിദ്ധമാക്കുവാൻ മുസോളിനി നൽകിയ pope ന്റെ ആസ്ഥാനമായ ഇന്നത്തെ vatican രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജപ്പാൻ ഹിറ്റ്ലറിന്റെ നാസികളെക്കാളും കൊടിയ ക്രൂരതയാണ് കാഴ്ച്ച വെച്ചത് ഉദയ സൂര്യന്റെ നാട്ടുകാരനായ ജപ്പാനായിരുന്നു

ഒന്നാം ലോക മഹായുദ്ധത്തിൽ സത്യകക്ഷികൾക്കൊപ്പമായ ആണ്‌ പോരാടിയത് എന്നാൽ യുദ്ധാനന്തരം ജപ്പാൻ ഒരു തീവ്ര ദേശിയ വാദം രാഷ്ട്രം ആയി മാറുകയാണ് ഉണ്ടായിരുന്നത് ക്രമാധീദമായുണ്ട് ഉയർന്ന ജനസംഖ്യ മൂലം സമീപ ഭാവിയെ തന്നെ രാജ്യത്ത് വലിയ വിപവകമ്മിയും തൊയില്ലില്ലായ്മയും വെരും എന്ന് മനസിലാക്കിയ ഭരണനേതൃത്വം

ജപ്പാൻ ചക്രവർത്തിഭരണത്തിൽ കീലി കീഴിലായിരു ണ്ടായിരുന്നത് ചക്രവർത്തി ദൈവത്തിന്റെ പ്രതിപുരുഷനാണെന്ന് ജപ്പാൻക്കാർ ഉറച്ച് വിശ്വസിച്ചു ചക്രവർത്തിക്ക് വേണ്ടി കൊല്ലാനും ചാകാനും ഒരാൾക്കും മടിയില്ലാത്ത അവസ്ഥയിലേക്ക് ജപ്പാനിലെ ജനങ്ങളെ അന്നത്തെ നേതാക്കൾ വളർത്തി യെത്തിരുന്നു മതമായിരുന്നു ജപ്പാൻൽ അധികവും മതവിശ്വാസത്തിന്റെ ഭാഗമായിട്ടാണ് അവർ ചക്രവർത്തി ദൈവത്തിന്റെ പ്രതിപുരുഷനായി കണ്ടത് ഭരണം നടത്തിയിരുന്നത് പ്രധാനമന്ത്രിയും അദ്ദേഹത്തിന്റെ അനിയായികളും ആയിരുന്നു ജപ്പാന് അവകാശപ്പെട്ട പ്രദേശമാണ് ചൈന ഒരു ചിന്ത ഒരു ജപ്പാൻക്കാരനും ഉള്ളിൽ ഉണ്ടായിരുന്നു അഥവാ അങ്ങിനെ ഉണ്ടാക്കി എടുക്കുവാൻ അന്നത്തെ ഭരണക്കൂടത്തിന് കയിന്നു ഇതിനായി പാഠ്യപദ്ധതികൾ പോലും അവർ തിരുത്തി ഈ ലക്ഷ്യത്തോടെ ജപ്പാനിൽ അവർ ഉയർത്തി ഉയർത്തി പിടിച്ച പ്രതീകമായിരുന്നു തങ്ങളെ തങ്ങളുടെ പുരാതനമായ രാജവംശവും അതിലെ ഇപ്പോഴത്തെ ചക്രവർത്തിയും ജപ്പാന്റെ മിക്ക നീക്കങ്ങളും പാശ്ചാത്യലോകം സംശയ ദൃഷ്ടിയോടെയാണ് നോക്കി കണ്ടത്

ഏഷ്യ പിടിച്ചിറക്കാൻ ആയിരത്തി തൊള്ളായിരത്തിമുപ്പത്തിഏയിൽ ഇറങ്ങി ആദ്യം ചൈന തുടർന്ന് അവിടത്തെ വിഭവങ്ങൾ ഉപയോഗിച് ഇന്ത്യയും കീഴടക്കുകയാണ് അവരുടെ ലക്ഷ്യം കൂട്ടക്കൊലയിൽ കൊല്ലപ്പെട്ടവരുടെ അവശിഷ്ടങ്ങൾ ചൈനയുടെയും മുൻതലസ്ഥാനമായിരുന്ന ആക്രമിച്ച ജപ്പാൻ സമാനതകളില്ലാത്ത കൊടും ക്രൂരതകളാണ്

ലോകത്തന്നെ മറ്റെവിടെയെങ്കിലും പിന്നീട് പോലെ ഒന്ന് ആവർത്തിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നില്ല ക്രൂരമായി ചെയ്യപ്പെട്ട ആയിരകണക്കിന്

ഇപ്പം നീ എന്താക്കാ? ഞാവിടെ കെടക്കണ്. വേറെ എന്തര് പണിയില്ലല്ലോ ഇപ്പൊ.

ആഹ് യ്യ് എന്താക്കായ? യ്യ് എവിടാ ഒള്ളത്? ഞാന്‍ office ലാ ഒള്ളത്. office ലാ. എനിക്കെന്തെങ്കിലും ഒക്കെ ഉണ്ടോന്ന് നോക്കവിടെ. ഞാനിങ്ങനെ വീട്ടിരുന്നു ബോറടിച്ചു ഇങ്ങനെ ഇരിക്കാ.

ചടുപ്പാവാ മോളെ ഇവിടിരിക്കാന്‍. നിന്‍റെ class ഒക്കെ എന്താണ് കേക്കണില്ല. range ഉള്ള എവിടെങ്കി പോയ്‌ നിക്ക്. നിന്‍റെ class ഒക്കെ എങ്ങനെ പോണ്ന്ന്. ഞാപ്പോ degree യൊക്കെ കഴിഞ്ഞീലേ. degree യൊക്കെ കഴിഞ്ഞ് ഇപ്പൊ വീട്ടീ ഇങ്ങനെ ഇരിക്കാണ്. രണ്ടു supply യുണ്ട്.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

ആഹ് രണ്ടെണ്ണം എനിക്ക് ആ മറ്റേ ആഹ് siixth sem ഇല് വന്നതാ രണ്ട് supply ഒന്ന് ഞാന് പോയിട്ടില്ലേനു. അന്ന് എനിക്ക് ഒരു മരണം ഒണ്ടാരുന്നു പോയിട്ടില്ലേനു. പിന്നെ ഒന്ന് supply ല് എടുക്കാരുന്നു. രണ്ടെണ്ണം എയുതാനുണ്ട്. പൈസ ഒക്കെ അടച്ചിട്ടേക്കണ്. ഇനിപ്പോ എങ്ങെനെങ്കിലും അതൊന്നു എയുതി എടുക്കണം. അത് എയുതി എടുത്തു കയിഞ്ഞിട്ട്‌ വേറെ എന്തെങ്കിലും നോക്കാന്നാണ് plan ചെയ്യുന്നത്. അത് ശരി.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 എടാ ഞാന്‍ ആദ്യത്തെ അവിടുന്ന് മാറി. ഇപ്പം work ചെയ്യണത് Edwin Academy പറഞ്ഞിട്ട് ഒരു company യിലാണ് work ചെയ്യണത്.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 നടക്കാവ് ആണുള്ളത്. ഇപ്പം ഞാന്‍ വിളിക്കണതും അതുംകൂടി പറയാന്‍ വേണ്ടീട്ടാണ്. ആണ് എന്താത്? എന്താ പറയാ ഉള്ളേ? പറയ്‌ എന്നാല്. ഇവിടെയില്ലേ ഒരു training program ആണ്. അതായത് പന്ത്രണ്ട് training programs ആണ്. അതായത് job training ആയിട്ട്. അപ്പം ഇനിയിപ്പം ഏതായാലും degree യൊക്കെ ഇങ്ങനെ പാതിക്കായിട്ട്

ഞാനിപ്പം gtech ന്ന് വിളിച്ചിട്ടുള്ളൂ ഇതുപോലെ. degree കഴിഞ്ഞിട്ട് അത് ഇത് എന്ത് gtech

അതായതില്ലേ ഇപ്പൊ നമ്മളിപ്പം ഒരു ദിവസം തന്നെ പത്ത് call ഒക്കെ ഇതേപോലെ വരുകയുണ്ട്. അതൊക്കെ പറയുമ്പോഴേ ഒരു course അല്ലേ. ഇത് അങ്ങനെയല്ല. ഇതൊരു job training ആയിട്ടാ വരിക. അതായത് ഇപ്പം പന്ത്രണ്ടോളം programmes വരുന്നുണ്ട്. അതില് നമ്മക്കിഷ്ടമുള്ള നമ്മുടെ field ഏതാണോ, ഇപ്പം science, humanity അതേപോലെ തന്നെ science നമുക്കിതിലേതാണോ നമുക്ക് പറ്റുന്ന വിഭാഗം ഏതാണോ ഇതെങ്ങനാ സംഭവം? course ആയിട്ടാണോ പഠിപ്പിക്കുന്നത്? അതായത് നമുക്ക് ജോലി offer എല്ലാം കൊടുക്കുന്ന ഒരു എന്താ പറയ്ക നമ്മളെ അങ്ങനെ പാകപ്പെടുത്തിയെടുക്കുന്ന ഒരു program ആണ്. അതായത് നമ്മള് ഒരു ജോലിക്ക് പോകുന്ന ഒരു സമയത്ത് നമ്മളിപ്പം അവിടെ പോയിട്ട് എന്തെല്ലാം കാര്യങ്ങള് ചെയ്യുന്നുണ്ടോ ആ രീതികളും, കാര്യങ്ങളുമൊക്കെ നമ്മുടെ online ആയിട്ടോ, അല്ലെങ്കില് നമ്മള് വന്നിട്ടോ എങ്ങനെയെന്നു വച്ചാല് പഠിപ്പിക്കുന്ന ഒരു company ആണിത്.

ഇതില് നീ ഏതാരുന്നു. science ആരുന്നു. അല്ല ഞാന് BA Economics ആട്ടോ അത്. Economics വച്ച് പഠിച്ചാ ഇപ്പം എന്താ ഉള്ളെ? ആഹ് ഇതില് ഏറ്റവും premium ആയിട്ടുള്ളത് അതായത് ഉള്ളതില്‍ ഏറ്റവും നല്ല ഒരു job training എന്ന് പറയുന്നത് medical coding പിന്നെ അതുകൂടാതെ പിന്നെ കൊറേ പതിനൊന്നോളം ഉള്ളതില്‍ human ആഹ് ആഹ് മനസിലായി, മനസിലായി. നീ എടയ്ക്കു എടയ്ക്കു status ഇടുന്ന സംഭവമാ. അങ്ങനെ ഓരോന്ന് എടുത്തിടുന്നെ കാണാലോ. അതുപോലെ തന്നെ പക്ഷെ ഞാന്‍ പറഞ്ഞ തരാം. പതിനൊ പന്ത്രണ്ടു എണ്ണം ഏതൊക്കെ എന്ന് പറഞ്ഞുതരാം. economics അല്ലേ. ഈ data science ഉം, കാര്യങ്ങളുമൊക്കെ ഉണ്ട്. അപ്പൊ ഈ based ആയിട്ടുള്ളതാണ്. അപ്പൊ അനക്ക്‌ അങ്ങനെയൊക്കെ വേണമെങ്കി നോക്കുക ഒക്കെ ചെയ്യ്.

computer അങ്ങനെയെന്തെങ്കിലും ആവശ്യമുണ്ടോ? ഞാന്‍ പറയുന്ന കേക്ക് നീ first ആഹ് എങ്ങനെയെന്നു പറഞ്ഞാല് human resource administration ഉണ്ട്. digital marketing, medical coding അതുപോലെ തന്നെ പിന്നെ fashion designing അതുപോലെ തന്നെ make up artist അങ്ങനെ python programming അങ്ങനെ എല്ലാ section ല്‍ ഉള്ള അതായത് skill based ആയിട്ടു അങ്ങനെ അല്ലെങ്കി നമ്മുടെ കഴിവനനുസരിച്ചുള്ള ഒരു training program ആണ് ഇവിടെയുള്ളത്.

make up ഉം, കാര്യങ്ങളും ഒക്കെ നന്നായിട്ട് ചെയ്യുന്നയാളല്ലേ. നിനക്ക് വേണമെന്നുണ്ടെങ്കില്‍ ആ ഒരു രീതിക്ക് വേണമെങ്കി നോക്കാം. data science നോക്കിയാ നിന്‍റെ ecnomics based ആയി. ഇനിയിപ്പം അതൊന്നും അല്ല നിനക്ക് വേറെ ഇപ്പം അപ്പൊ കൊറേ കുട്ടികളൊക്കെ വിളിക്കത്തില്ലേ. science ന് എനിക്ക് അങ്ങനെ മാര്‍ക്കില്യട്ടൊ. അങ്ങനത്തെ എന്നൊക്കെ പറഞ്ഞ് നീ ഭയങ്കര വെഷമങ്ങളൊക്കെ പറയുന്നുണ്ട്. നിനക്ക് അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കില്